പുള്ളിടെ ജെല്ലിക്കെട്ടല്ല ജെല്ലിക്കെട്ടിനു ശേഷൊരു പടം ഇറങ്ങിയല്ലോ

ആ. അതിങ്ങനെ family ആയിട്ട് ഒന്നുമിരുന്ന് കാണാൻ പറ്റില്ല. Full ഇങ്ങിനെ കച്ചറ വർത്താനം ഒക്കെയാണ്.

അങ്ങിനെ എല്ലാവർക്കും കേക്കാൻ പറ്റൂല.

പിന്നെ ഇതുപോലെന്നെ എനിക്കി ഇവരുടെ combo ഇല്ലേ നമ്മടെ ദുൽഖ്റിന്റേം നമ്മടെ സണ്ണി വെയിന്റേം combo അത് എനിക്ക് ഭയങ്കര ഇഷ്ടാ cinema ലെ. ആ അത് ശരിയാ. അത്‌ ഭയങ്കര എനിക്ക് അതേപോലെ ടാ അതിൻ്റെ directors ലെന്നെ ഇപ്പൊ മമ്മൂട്ടി അമൽ നീരദ് ഇല്ലേ ഓരോരോ combo ഉണ്ടല്ലോ ആഹ് അത് നല്ല അടിപൊളിയാ. ഭീഷ്മപർവ്വം

എല്ലാരും wait ചെയ്ത് ഇരിക്കണ ബിലാൽണ്ടല്ലോ ആ. അതെന്താറെങ്ങാത്തെ? കുറെ നാളായല്ലോങ്ങനെ. അത്, അത് announce ചെയ്തിട്ടുകൂടിയില്ല. അത് അന്ന്അന്ന് അതായത് പണ്ട് announce ചെയ്ത് പടാ ണ്. എന്തായാലും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ അതെ. എല്ലാരും wait ചെയ്ത് ഇരിക്കയാ. ഇപ്പൊ മമ്മൂട്ടി fans ആയാലും മോഹൻലാൽ fans ആയാലും ഈ സാനപ്പോ wait ചെയ്ത് ഇരിക്കയാണെന്ന് തോന്നുന്നു ഈ cinema.

പിന്നെ എന്തൊക്കെടാ പിന്നെന്തെടാ നല്ല cinema കൾ ഒക്കെ ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം നല്ല മലയാളം ഇപ്പൊ വേറെ level ലിലേക്ക് പോയിതുടങ്ങി cinema കൾ ഒക്കെ ഇറങ്ങീട്ട്. ആടാ ഒരുപാട് pan Indian cinema കൾ ഒക്കെ ഇറങ്ങീട്ട്ണ്ട് മലയാളത്തിൽ തന്നെ. എടാ ഇ Netflix ഒക്കെ വന്നതിന്റെ ശേഷമേ

മറ്റേ മലയാളത്തിൽ മറ്റേ ജോജിയോ മറ്റേ lockdown സമയത് ഒരു cinema എറങ്ങീലെ, അത് ഭയങ്കര

ഫഹദ് ഫാസിലിന്റെ scene ഈ അഭിനയൊക്കെ എല്ലാരും ഇങ്ങിനെ ഭയങ്കരമായിട്ട് ഇട്ത് കാണലും അതുതും ഒക്കെ ആയെ. പിന്നെ ഒരു cinema എറങ്ങീട്ടുണ്ടല്ലോ. മറ്റേ, എതായിരുന്നു?

മാലിക് അല്ലായിരുന്നു. അതിനു മുന്നായിട്ടൊരു ഇവൻ pastor ഓ അങ്ങിനെ എന്തൊക്കെയോ ആയിട്ടൊരു cinema എറങ്ങീലെ? full

എനിക്ക് cinema ടെ പേര് ഓർമ്മ വരുന്നില്ലെടാ. Story ഇങ്ങിനെ മറ്റേ ഒരു ക്രിസ്ത്യൻ ഒരുതിന്റെ ഒക്കെ വന്നിട്ടു ഏങ്ങനെ?

എനിക്ക് എനിക്ക് അങ്ങിനെ cinema ടെ ഓർമ്മ വരുന്നില്ലെടാ. അപ്പൊ അതില് ഭയങ്കര അടിപൊളി അഭിനയം ആയിരുന്നു. അവന് ശരിക്കും award കൊടുക്കേണ്ട ഒരു ഇത് ആയിരുന്നു. ആ എടാ, trance.

അത് അതെന്തായാലും എന്താ പറയാ ഒരു award ആ cinema ക്ക് deserve ചെയ്യുന്നുണ്ട്. ങേ? ഒരു award ആ cinema ക്ക് കൊടുക്കേണ്ടതാണ്.

അത്രേം നന്നായിട്ടാണ് അവരെടുത്തിട്ട്ള്ളത്.

എനിക്കും ഭയങ്കര . അത് ശെരിക്കും നടന്ന കഥയൊക്കെയാണെന്ന് പറയുന്നുണ്ടെടാ. ആ ടാ അങ്ങിനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഉള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഭയങ്കര . ആ. പിന്നെ ഏതാ, രോമാഞ്ചം എന്നു പറഞ്ഞിട്ടൊരു പടം ഇറങ്ങീലേ? പിള്ളേരുടെ ഒക്കെയായിട്ട് ആടാ. മറ്റേ ojo board ഒക്കെ വെച്ചിട്ടുള്ള പടമാണോ ആ അതെ അതെ അതെ. ഇപ്പൊ hostel ഇൽ ഒക്കെ നില്കുമ്പോ അങ്ങിനെ കളിക്കാം എന്നൊക്കെപ്പറയുമ്പോ.

ആ നല്ല cinema യാത്. ഈ തണ്ണീർമത്തനും പിന്നെ

ആ അതു ശരിയാണ്. എടാ ഞാൻ, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, എനിക്ക് കുമ്പളങ്ങി nights പോലുള്ള realistic cinema കൾ ആണ്. ആ അതെയതെ. നീ മഹേഷിന്റെ പ്രതികാരം ഭയങ്കര continuation ആണാ പടത്തിന്. main ആയിട്ട്. അത് ഭയങ്കര രസാടാ എന്താറയ കുറച്ചൂടെ ഭയങ്കര ഒരു original ആയിട്ട് കുറച്ചും കൂടെ rooted ആയിട്ടാണ് പടം വരണെ.

അപ്പൊ കണ്ടിരിക്കാൻ രസാണ്. നമ്മക്ക് എന്തായാലും എല്ലാർക്കുമൊന്ന് relate റ്റീയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ cinema യിൽ ഉണ്ട്. ആ അതെന്തായാലും ഉണ്ട്.

നിനക്ക് ഈ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട director ആരാ? director അങ്ങിനെ എനിക്ക് director ഉം വല്യേ ഇതൊന്നും ആയിട്ടെനിക്ക് അറിയില്യ. ഇപ്പൊ എന്താ നടന്മാരെ ആണ് ഞാൻ main ആയിട്ട് ഏത് നടനെയാടാ നിനക്കിഷ്ടം? എനിക്കിപ്പോ

ആ ഡാ. പേരെന്താണ്

ആ മലൈക്കോട്ട വാലിഭൻ. അതിലാണ് എല്ലാരും പ്രതീക്ഷ. എല്ലാരും നോക്കിനിൽക്കണതും fans ആയാലും full poster ഒക്കെ ഇറക്കി.

പക്ഷെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട actor നമ്മുടെ മമ്മൂട്ടി തന്നെയാ.

മമ്മൂട്ടിന്ന് പറഞ്ഞ ഒരു actor ഇപ്പോളും ഏതൊരു generation യിലും പിടിച്ചു നില്കുന്നുണ്ടല്ലോ. ആ അതെയതെയതെ. അപ്പൊ ഇപ്പോയി ചെറുപ്പക്കാരുടെ ഒപ്പം തന്നെ ഇപ്പൊ അവർ പിടിച്ചു നിക്കുന്നുണ്ട്. സുഖായിട്ട്.

പിന്നെന്തൊക്കെയുണ്ടെടാ . അതീ look ലാണെടാ main ആയിട്ട്. ഈ മമ്മൂട്ടി തന്നെ ഇപ്പൊ നോക്കിനോക്കിയേ ഇപ്പോ youth ന്മാർക്കടക്കം പിടിച്ചു നിൽക്കാൻ പറ്റണില്യ. എന്ത് fit ആ . ആടാ പുള്ളീടെ എന്താ പറയാ dressing style ആണെങ്കിലും എല്ലാംകൊണ്ടും പുള്ളിയെന്താ ഒരുപാട് എന്താ updated ആണ്. ആ അതെയതെ.

നല്ല അറിവുള്ള ആളാണ് പുള്ളി. അതെ. ഇതുപോലെന്നെ നമ്മടെ full updated ആണ് നമ്മടെ ങ്ഹാ പ്രിത്വിരാജായാലും. ആടാ. പൃഥ്വിരാജ് അതെ. പൃഥ്വിരാജ് ആണിപ്പോ main മലയാളം cinema യെ എല്ലാർക്കും കാണിക്കാൻ പോകുന്നത്. അതായത് പുറത്തുപുറത്തൊക്കെ പുറത്തൊക്കെ പൃഥ്വിരാജ് കാരണമായിരിക്കും ഇനി മലയാള cinema അറിയപ്പെടാൻ പോകുന്നത്. അല്ലെ?

അതീ ആടുജീവിതം ഇപ്പൊ ഇറങ്ങാൻ പോകുന്നുണ്ടല്ലോ. അതെ ആടുജീവിതം. അത് മറ്റേ ബെന്യാമിന്റെ novel നെ base എയ്തിട്ടിള്ളെ അതിലൊക്കെ ഭയങ്കര makeover ആണെന്ന്. ഭയങ്കര എന്താ പറയാ ഭയങ്കര dedication ആയിട്ട് നിന്നിട്ടുള്ള

അതെയതെ. കാരണം പുള്ളിടെ എന്തൊ കുറെ ഒരുപാട് പ്രശ്നങ്ങൾ ആ cinema കാരണം ഇണ്ടായിട്ടുണ്ടെന്ന് പക്ഷെ അടുത്ത വർഷമാന്ന് തോന്നുന്നു ഈ cinema ഇറങ്ങുന്നുളൂ. release ആവുന്നത് അടുത്ത വർഷമാന്നു തോന്നുന്നു. അതെ. അപ്പൊ ഞാനിപ്പോ വേറേതെങ്കിലും പടത്തിനു പോവാണെങ്കിൽ ഇറങ്ങാണെങ്കിൽ നിന്നെ വിളിക്കാം കാണുമ്പോ. ആ ഡാ. okay നമ്മുക്ക് ഒരുമിച്ച് പോവാ എന്തായാലും.

ആടാ. എനിക്കും അത് തന്നെ. സമയം. ഒഴിവുള്ളപ്പോ മാത്ര, ഈ ഞായറാഴ്ചകളിൽ മാത്രേ കാണാറുള്ളു അപ്പൊ ഇനി ഇണ്ടാവുമ്പോ നിന്നെ വിളിക്കാട്ടോ. ആടാ. ഞാൻ എന്തായാലും cinema ക്ക് പോവാണെങ്കിൽ നിന്നെ വിളിക്കാം. നീ ഇറങ്ങ് എന്നാ.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

നന്ദി നമസ്‌കാരം